എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ലണ്ടനിലെ വിശേഷങ്ങളെന്തൊക്കെയാ? ലണ്ടനില് ഇങ്ങനെ പോണ് ആഹ് പഠനകാര്യങ്ങളിലാരുന്നു അതാണ് ഒരുപാട് ഒരുപാട് ഒരുപാ ആ ആ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിവിടെ വന്നാലും ഇവടെ എങ്ങനെയുണ്ട് പഠന രീതികളൊക്കെ വിദേശ രാജ്യത്ത് മ്മളൊരിന്ത്യാനെക്കാട്ടും ഇപ്പൊ ഇവിടെ തോന്നുക്ക്‌ ഇവിടുത്തൊരു പൗരത്വം കിട്ടീല ഇവടെങ്ങ താമസിക്കണംന്നിള്ളാണ് ഇവിടൊരഞ്ചു വർഷം നിന്നാ നമുക്കിവിടെ ആഹ് നേടിയെടുക്കാനുള്ളതുള്ളൂ അവിടുത്തെ പോലെ തന്നെ ആഹ് അവടെ എന്താണെന്നുവെച്ചാല് മെയിൻ നാ

പണ്ട് പഠിക്കണ കാലം മുതലേ എനിക്കൊരാഗ്രഹായിരുന്നു. എന്റെ അധ്യാപകന്മാരൊക്കെ എന്നോട് പറയും ഇവടങ്ങനെ ഒരു എന്താന്നു വെച്ചാല് അവൻ നാട്ടിന്നു വരുമ്പോ നമ്മളൊരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടിവരും. ഒമ്പത് ലക്ഷം ആഹ് പ ഇരുപത്തി നാല് ലക്ഷം കടെടുത്തിട്ടൊക്കെയാണ് വന്നിക്കണ്. ഇവിടെ വരാന് അതുപോലെ തന്നെ ഐഎൽ ടി എസ് എഴുതാ ആ ആ അതിലുപരി ഒര് എ എ എൽ എൻട്രൻസ്

അടുത്ത് വി ഡി സതീശൻ്റെയൊര്

അപ്പളതുകൊണ്ടിട്ടാണ് അതിൻ്റെയൊക്കെയൊരു ഭാഗമൊക്കെയാവുക ആ പക്ഷേല് നമ്മടെ വിദ്യാർത്ഥികള് നമ്മടെ സംസ്ഥാനത്ത് നിക്കാതെ മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് പഠിക്കുകയും അവിടത്തന്നെ സെറ്റിലാവുമ്പോ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടങ്ങളും വരുന്നു. അല്ല അ അ അങ്ങനെ എന്നും എത്രൊക്കെ നമ്മള് അവര് ഇവടെ വളർന്ന കുട്ടികളാണ്. അ എങ്ങനെവണി ഞമ്മളൊക്കെ ഇവളെ വന്നതാ എന്തൊക്കെ അവിടുന്ന് പഠിച്ചാലും ലു യു കെ അല്ലെങ്കി ലണ്ടനിൽ പോയി പഠിച്ചാലും ഒരുപക്ഷേ സോഴ്സുകള് കൊറവാകാം അതൊരു

ഏഹ് വ് ഇന്ത്യ ഡെവലപ്പ്ഡ് ആണ് അങ്ങനെ ഒ ഒര് തസ്തിക കൊടുത്തതണ് എന്നെ കൃത്യമായ രാജ്യങ്ങൾടെടേല് വ്യത്യാസംന്ന് പറയും അതായത് സ്റ്റേറ്റുകൾടേല് വ്യത്യാസണ്ടാവാൻ വേണ്ടിട്ടാണ് അപ്പൊരല്ല ഒരാള് ലണ്ടനില് പഠിക്കാനിള്ളത് അവിടുത്തെ സോഴ്സ്സുപയോഗിച്ചുപഠിക്കാം. സോഴ്സ് പഠിക്കാ അവിടുത്തെ സ്കോളർഷിപ്പ് കളോ അ അങ്ങനൊന്നല്ലല്ലോ ഞമ്മള് കൃത്യം ആയ ഫണ്ടിന്ന് ഞമ്മള് പിടിക്കാ

ഈ വെങ്ങേലില്ലേ വെങ്ങേലിപ്പോ ഒര് രണ്ട്മൂന്ന് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്‌തിട്ടുണ്ടതിന് എക്‌സാമും കാര്യങ്ങളുമൊക്കെ എഴുതീട്ടുണ്ട്.സ്കോളർഷിപ്പില്ലാതെ താമസം കൊറച്ചു ബുദ്ധിമുട്ടിലാണ്.

ല്ലൻ്റെല്ലാവുമ്പോ അത്രേയും ചെലവും കാര്യങ്ങൾക്കാണെങ്കില് സ്കോളർഷിപ്പ് കിട്ടണന്ന് പറയുമ്പോ ബെസ്റ്റാരിക്കും അവടെ ഞ ഞമ്മളൊക്കൊര് ഉപയോഗിക്കണെ ഇവടേം ക്ലാസ്സെടുക്കണെങ്കിലും ഞാന് വേറെ രണ്ടുമൂന്നു സർട്ടിഫിക്കറ്റോളൊക്കെ ഇവിടുന്ന് വന്നിട്ട് ഒരു മാസത്തിനുള്ളില് നേടിയെടുത്ത് അപ്പ ഞാനിവിടുന്ന് പോകുമ്പോത്തന്നെ ഈയൊരു ലാങ്ങ്വേജെന്തിയേയ്തിരുന്നു ഒന്ന് ഡെവലെപ്പെയ്തിരുന്നു ഈയൊരു വിഷയത്തില് നമ്മളെ എ എല്ലാ യു കെ ല് അവിടുത്തെ ലാങ്ങ്വേജ് ഒന്ന് എഹ് സെറ്റാക്കി അവിടുത്തെ ആ ഒരു ആം എഹ് അവിടുത്തെ കൊളോക്കൽ ലാങ്ങ്വേജൊക്കെ സെറ്റാക്കിട്ടാരുന്നു ഞമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ അപ്പ അതോണ്ടന്നെ ഇവിടത്തേക്ക് കൊഴപ്പല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് നീങ്ങിയപോ മാറ്റൊണ്ട് അപ്പൊ ഞാതന്നെ ഒരാണ്ടുമൂന്ന് ക്ലാസ്‌ അഥവാ അവടെ എന്തെയ്തു ഞമ്മക്കൊര് ഞമ്മക്ക് എ ആറേണ ലാങ്ങ്വേജ് അതേപോലെതന്നെ ഫ്രാൻസ് എന്ത് ഫ്രഞ്ച് ലാങ്ങ്വേജൊന്നറിയാ അപ്പൊ ആ രീതന്നെ ഞാനൊരു ചെറിയൊരു ഒര് ഞമ്മടേതായ സെറ്റപ്പിലൊക്കെ ആയിട്ട് അല്ല ഇതൊക്കെ പഠിപ്പിച്ച് നിന്റോദ്ദേശെന്താണവിടത്തന്നെ സെറ്റിലാവാനാണോ അതോ നമ്മടെത്തന്നെ അസറ്റായിട്ട്ള്ള കേരളത്തില് വന്ന് ടീച്ചെയ്യാനാണോ?

ഞാനുദ്ദേശിക്കണ് അവടെ അങ്ങനെ പഠിച്ച് ഞമ്മളവടെ സംസ്കാരങ്ങളോ മെയിനായിട്ട് ശ്രെദ്ധി കറക്റ്റായിട്ട് അതിവടെ കേരളത്തിലപ്ലൈ ചെയ്യാൻ പറ്റുംന്നുള്ളതാണ്. അതേപോലെത്തന്നെ ഈ വിദ്യഭ്യാസ മേഖലേല് ഒരുപാട് വിറ്റപ്പോ ഞമ്മള് ഒര് ക്ലാസെന്നൊക്കെ പറഞ്ഞൊരി

ക്കലൊരു ടീച്ചറെന്താ കഠിന ഹൃദയോള്ളാവരുത് ഇപ്പള് ആവര്ടെ വ അവര്ക്ക് കളിന്ന് പറഞ്ഞാ കളികണ്ടേന് നിന്നോട്ക്കണം അവര് നേരെ മറിച്ചിന്നൊരു പഠനത്തിൻ്റെ കാര്യങ്ങളോപ്പാരീതീലുള്ള ഒര് വ്യത്യസ്ത ബിഹാവിയറൽ എഹ് എന്ത് കോൺസെപ്റ്റാണെങ്കി അങ്ങനെ ഇവിടന്ന് ക് ക് കിട്ടീട്ട്ള്ളേ അപ്പ ഈയൊരു കോൺസെപ്റ്റുകളി ഞാനെന്ത് കൃത്യായിട്ട് കേരളത്തിലുള്ള സ്കൂള് അല്ലെങ്കിയൊരു സ്കൂള് എഹ് വ്യാപിച്ചെടുക്കണംന്നാണ് വികസിപ്പിച്ചെടുക്കണം ന്നതാണ് ഞാനുദ്ദേശിക്കുന്നത്. ഒരു സ്‌കൂള് വ്യത്യസ്‌ത രീതിയില് എല്ലാ കളികൾക്ക് കളികളാണ് പ്രാധാന്യം അം എഹ് എന്ത് എല്ലാടെക്കെ ഓരോരുത്തരുടെ എഹ് അഭിരുചിക്കനുസരിച്ച് അവര്ടെ അഭിരുചിയെന്താണൊ അത് അതെ

ച്ചിള്ള രീതിയിലുള്ള പഠനത്തിന് കിട്ടണംന്നാണ് പറയുന്നത്. ഒരുപാട് സ്പോർട്സ് സ്പോർട്സ് മാൻ സ്പിരിറ്റൊരുപാട് വിദ്യാർത്ഥികളെ ഞമ്മൾലൊക്കെ ജീവിച്ചു പോകുന്നെ. അവര്ക്കൊന്നുല്ലാതെ ഒ ഒര് വിഷയത്തിലല്ലാതെ അവരങ്ങനേ തളർന്ന്പോണ് അതൊന്നല്ലാതെ അവരെ ഉയ ഉയർ

അതിനാണ് വിദ്യാഭ്യാസ രീതികള് വേണംന്ന് ല്ലേ അവര് എഹ് നമ്മളെ വിദ്യാർത്ഥികളല്ലല്ലോന്നുള്ളാ ഒര് ചിന്താണ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോന്ന്ള്ള ചിന്തകളുമാത്രാണ് ഇവരെ വളർത്ത്ന്ന്. കൊണ്ടുവരാനാണല്ലേ പ്ലാന്. ഉഷാറ് ഉഷാറായ നടപടി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോ അത്രയും

ഓൾറെഡി നമ്മളീ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുൻപിലാണെങ്കിലും ഇപ്പോഴത്തുള്ള രീതിയിലുള്ളൊരു സംഗതി വരുമ്പോൾ ഒന്നൂടി ഉഷാറാകുംന്ന് തോന്നുന്നു.

പോയിൻറ് ഒരു പരിചയം ഉള്ളൊരു ഒരു ടീച്ചറ് അദ്ദേഹം ജെ എന്നിൽ ആയിരുന്നു പഠിച്ചിരുന്നത് പിന്നെ അദ്ദേഹം

എന്താണ് എക്സ്ചേഞ്ച് ചെയ്തു സ്റ്റുഡൻറ് ആയിട്ട് ജപ്പാനിൽ പോയി അവിടെ ചെന്ന് ഒരു വർഷത്തോളം പഠനം നടത്തി അതൊക്കെ പൂർണ്ണമായിട്ടും ജാപ്പനീസ് ഭാഷ പഠിച്ചതിനുശേഷം അതിൻറെ രീതിയിലുള്ള സ്കോളർഷിപ്പിന്റെ ഒക്കെ ഫുൾ ചെലവിലായിരുന്നു പോയിട്ടുള്ളത്. അതാണാദ്യം

സൂചിപ്പിക്കാൻ കാരണം സ്കോളർഷിപ്പ് ഉണ്ടാകുമ്പോൾ അത്രയും നമുക്ക് കോസ്റ്റ് നമുക്കത്രയും ലാഭിക്കാം. കാരണംന്നുവെച്ചാ നമ്മൾ സ്വാഭാവികമായിട്ടും ഈയൊരു പ്രായക്കാരായതുകൊണ്ട് വീട്ടിലെ ഒരുപാട് ഏഹ് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ചുമലിലായിരിക്കും എന്നുള്ളൊരിതുണ്ടാവും.

സ്കോളർഷിപ്പുകള് കിട്ടുമ്പോൾ ആ ചെലവിൽ നിന്ന് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കുവേണ്ടി നമുക്ക് ആ ചെലവുകൾ ഉപയോഗിക്കാം.

പിന്നതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിനുശേഷം കുറഞ്ഞ ചിലവിൽ നമ്മുടെ ആവശ്യം തീർത്തതിനു ശേഷം വീട്ടിലേക്കയച്ചു കൊടുക്കാം. അപ്പോ ഈ ഈ സംഗതികളൊക്കെ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ മറ്റ് എബ്രോഡ് രാജ്യങ്ങളൊക്കെ വിദേശരാജ്യങ്ങളൊക്കെ ഒരുപാട് മുൻപിലാണ് കാരണം

പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. ആ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവലി ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ കേരള ഗവൺമെൻറിൻറെ വിദ്യാഭ്യാസ വകുപ്പിലും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള പഠന മികവുകൾ നമ്മുടെ കേരളത്തിൽ നടത്താൻ സാധിക്കും. വിദ്യാർഥികൾ ഒരുപാട് പഠിക്കാൻ തയ്യാറായി വരും ഒരുപാട് താഴ്ന്ന ജാതിയിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ട്. അപ്പോ താഴ്ന്ന ജാതിയിൽ നിന്ന് വിദ്യാഭ്യാസപരമായിട്ട് വല്യ വല്യ മുന്നേറ്റം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്.

ഐഎഎസ് ആയാലും കളക്ടർ ആയാലും ഒരുപാട് ആദിവാസി സ്ത്രീകള് ആദിവാസി സ്ത്രീകള് കളക്ടറാകുന്നുണ്ട് അപ്പോ ഈ രീതിയിലുള്ള

ഞാനേ വിളിക്കാം നമ്മളിപ്പോൾ ചെറിയൊരു എക്സാമിൻറെ തിരക്കിലാണ്.